നാട്ടിൽനിന്നുതന്നെ അത്യാവശ്യം valuable ആയിട്ടുള്ള ഒരു player ആണ്. അല്ല പുറത്തുന്നുള്ള ആൾക്കാരൊക്കെ വന്ന് പുള്ളിയെ match ന് book ചെയ്യുന്നു അവരുടെ team ല് കളിക്കാൻ വിളിക്കുന്ന ഒരാളാണ്. അപ്പോ എനിക്ക്, എനിക്ക് പുള്ളിയുടെ ഒരു match വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ കാര school എന്നുപറഞ്ഞ സ്ഥലത്ത് ഒരു match നടന്നു. അതില് ആ~ആളൊരു free kick വളരെ viral ആയിരുന്നു. യൂ ട്യൂബില് എല്ലാത്തിലും ഉണ്ട്. കാരണം ആൾക്ക് പ്രത്യേകം ഒരു capacity ഉണ്ട്. കാരണം സ്വന്തം team നെ വിജയിപ്പിക്കുക. സ്വന്തം team നെ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കണ്ടത്. അതേപോലെ എങ്ങനെയാണ് ഒരു കളിക്കാരൻ കളിക്കണ്ടത് എന്നൊക്കെ ഞങ്ങൾക്ക് കാണിച്ചുതന്നതാണ്. ആൾടെ ജ്യേഷ്‌ഠൻ ഖത്തറിലാണ്. ആളും ഇതേപോലെ തന്നെ കളീനെ base ചെയ്തിട്ട് എല്ലാ കാര്യങ്ങൾക്കും support ചെയ്യുന്ന ഒരാളാണ്. ആളും പഴയ നല്ലൊരു കളിക്കാരനാണ് പുള്ളിയാണ് എന്ത് ഉവെെസ് എന്ന് പറഞ്ഞ ആളുടെ ഒരു inspiration ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ അത് പിന്നെ ഞങ്ങൾക്കും ഒരു inspiration ആയി. പന്തുകളി എങ്ങനെയാണ്, എങ്ങനെയാണ് ഒരു കളിക്കാരൻ എന്താണ് achievement എങ്ങനെ concentration ചെയ്യണം match ല് എ~എത്ര time workout ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങക്ക് personal ആയിട്ട് training ഉം കാര്യങ്ങളുമൊക്കെ അദ്ദേഹം തന്നിരുന്നു.

ഇക്കാലത്ത് ഞാൻ ഞാനിത് ഓർക്കാൻ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇക്കാലത്ത് automatic ആയി നമ്മുടെ തലമുറകൾ phone ഉം കാര്യങ്ങളും gaming ലോട്ട് മാറി. ഇപ്പോ അങ്ങനെ football കളികൾ ഉണ്ട്, ഇല്ലാന്നല്ല. പക്ഷേ നാട്ടിലുള്ള പല ആളുകളും എന്ത് ചെയ്യുന്നില്ല football ലോട്ട് ഇറങ്ങുന്നില്ല. അതായത് കാര്യം video game അതേപോലെ ബാക്കിയുള്ളതില് ഒതുങ്ങിപോയി. ശരീരം അനങ്ങി അതേപോലെ ഒരു football ന്നുപറയുമ്പോ ഒരു വികാരം അത് പലർക്കും ഇല്ലാതായി. ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രം ഇപ്പോ football കളി അതേപോലെ tournaments അങ്ങനെയൊക്കെ ആയി മാത്രം ഒതുങ്ങി ബാക്കിയുള്ള time എല്ലാം social media അതേപോലെ online site കൾ അഹ് പിന്നെ gaming phone gaming അങ്ങനെയെല്ലാം ഒതുങ്ങിപ്പോയി ഇപ്പത്തെ തലമുറ.

അവർക്കുള്ള അതിനുള്ള training ഉം കാര്യങ്ങളും കൊടുത്ത് ഇനി വരുന്ന ഒരു തലമുറയില് നല്ല ഇതേപോലെ കഴിഞ്ഞുപോയ തലമുറയിൽ ഉണ്ടായിരുന്നപോലെ പല players ഉം ഇനി വരുന്ന തലമുറയിലും വേണം. നമ്മുടെ ഈ ഇന്ത്യയില് മാത്രം ഈ വേൾഡ് കപ്പ് ബാക്കിയുള്ള എല്ലാവരും പറയുന്നതില് നമ്മുടെ ഇന്ത്യക്ക് മാത്രം എന്തില്ല അതില് ഒരു space ഇല്ല. ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും കളിക്കുന്നുണ്ട് വേൾഡ് കപ്പില്. ഇന്ത്യക്ക് മാത്രം ഏകദേശം ഇന്ത്യ qualify ആയിട്ട് കുറച്ച് കൂടുതൽ കാലമായിട്ടുണ്ട് ഇന്ത്യക്ക് അങ്ങനെ ഒരു qualification കിട്ടിയിട്ട്. അപ്പോ നമുക്ക് ഈ പുതുതലമുറകളിലും നല്ല players നെ വാർത്തെടുത്തുകഴിഞ്ഞാൽ നമുക്കും എന്തുചെയ്യാം വേൾഡ് കപ്പിലൊരു നല്ലൊരു team നെ കാഴ്ച്ച വെക്കാൻ പറ്റും. നമ്മുടെ രാജ്യത്തിന്റെ പേരിൽ. നമ്മുക്ക് കേരളത്തിലാന്നെന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ പേരും വളരെ മുൻപന്തിയിൽ കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ നാട്ടില് കളിക്കുന്ന നല്ല നല്ല players നെ നമ്മള് കാണുന്നുണ്ട്. അവരെ നമ്മള് approach ചെയ്ത് അവരുടെ skill ഉം കാര്യങ്ങളും develop ചെയ്ത് അവരെ നമ്മുക്ക് മുന്നെ നിർത്താൻപറ്റും എല്ലാതും കൊണ്ടും. അവര്ക്ക് വേണ്ടതെല്ലാം ചെയ്‌തുകൊടുക്കുക. അതിനിപ്പോ ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും club കാരുണ്ട്. പക്ഷേ club കാരെല്ലാം ഇപ്പോ കൊറേ ഒതുങ്ങി. അവര് പഴയപോലെ active ആയിട്ട് പ്രവർത്തികയാണെന്നുണ്ടെങ്കില് നമ്മുക്ക് എന്തു ചെയ്യാം? പുതിയ തലമുറയിലും നല്ല players നെ നമ്മുക്ക് വാർത്തെടുക്കാം. ഈ കാലഘട്ടത്തില് പുതിയ കുട്ടികളിൽ ഇപ്പോ gaming എല്ലാത്തിലും എല്ലാത്തിന്റെയും എല്ലാവർക്കും എല്ലാ എന്തിനാണോ താല്പര്യം അത് നമ്മള് approach ചെയ്യണമെന്നാണ്. അപ്പോ നമ്മള് ഈ വീട്ടിലിരിക്കുന്നതുകൊണ്ട് കുട്ടികള് വീട്ടിലിരിക്കുന്നതുകൊണ്ട് നമുക്ക് അത് കാണാൻ പറ്റൂല്ല. അതിനുള്ള ഒരവസരം നമ്മള് എന്ത് ചെയ്യണം ഒരുക്കികൊടുക്കണം. അതേപോലെ gaming ആണെന്നുണ്ടെങ്കിൽ അവരെ gaming ഏത് section ലാണോ അവര്ക്ക് interest ഉള്ളത് ആ ഒരു section ലേക്ക് നമ്മള് മാറ്റണം. കാരണം ഞങ്ങൾക്ക് ഇതേപോലെ ഞങ്ങൾ skill ഉം കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കി ഞങ്ങൾക്ക് ചെയ്തു തരാൻ പല ആളുകളുമുണ്ടായി. അവർക്കും ഇതുപോലെ തന്നെ പല ആളുകളും ചെയ്തുകൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഉവൈസ്ന്ന് പറഞ്ഞ ആള് നമ്മളെ കേരള team ല് കളിക്കാൻ വേണ്ടിട്ട് അദ്ദേഹത്തെ നാട്ടിൽനിന്നുതന്നെ കിൽഡ എന്ന് പറയുന്ന club അദ്ദേഹത്തെ എറണാകുളം കൊണ്ടുപോയി അവർക്ക് അതിനുള്ള training ഉം കാര്യങ്ങളും എല്ലാം ചെയ്തുകൊടുത്ത് ആൾക്ക് എന്താണോ എന്തിനോടാണോ താല്പര്യം football ന് മാത്രല്ല ആ club കുറെ കുട്ടികളെ artic ക്കായിട്ടാണെങ്കിലും military യിലോട്ട് ചേരാൻ വേണ്ടി കുറെ കുട്ടികള് താത്പര്യപെട്ടിട്ടുണ്ടായിരുന്നു അവരെ അതിനുള്ള training കൊടുത്തിട്ടുണ്ട്. പിന്നെ social activities ആണെങ്കിലും അങ്ങനെ എല്ലാത്തിലും ആ club നല്ല രീതിയിൽ മുന്നോട്ട് ഇപ്പോഴും പോയികൊണ്ടിരിക്കുന്നുണ്ട്. ആ സ്ഥലത്താ club നിപ്പോൾ നാട്ടിൽ എല്ലാ club ലും വച്ചിട്ട് അത്യാവശ്യം ഒന്നാമത്തെ സ്ഥാനാണ് എന്ത് ചെയ്തിട്ടുള്ളേ? athlete നുകൊടുത്തിട്ടുള്ളത്. കാരണം അവരെ ക ഓരോ കാലഘട്ടത്തിലും അതിനോട് താല്പര്യം ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇതില് മുന്നോട്ട് ഇറങ്ങിയത്, അപ്പോ നമ്മളിപ്പം ഇവിടെ ക എന്തിലാണോ താല്പര്യം കാണിക്കുന്നത് അതേപോലെ

പിന്നെ ബാക്കിയുള്ള ഓരോ കാര്യങ്ങള് ഇപ്പോ social activities അങ്ങനെ എല്ലാത്തിലും നമ്മൾ ഉൾപ്പെടുത്തണം. പരമാവധി online ഫോ mobile പരമായിട്ടുള്ളതിങ്ങ് മാറ്റി പുറ~ത്തുള്ള എല്ലാവരോടും പരിചയപ്പെടുത്താൻ ശ്രമിക്കണം. family ആണെന്നുണ്ടെങ്കിലും family വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഒരു കുട്ടിടെ ഭാവി വെറും പ~പഠിത്തത്തിൽ മാത്രല്ല. sports ലും കഴി എ എന്തുണ്ട് വളരെ പ്രാധാന്യം ഉണ്ട്. നമ്മൾ പഠിക്കുന്നതുപോലെതന്നെ ചില കുട്ടികൾ പഠിക്കാനുള്ള കഴിവുണ്ടാവും. ചില കുട്ടികൾ sports നോടായിരിക്കും കഴിവ്. എന്തിനോടാണോ താല്പര്യം അതിലോട്ട് ആ കുട്ടിയെ മുന്നോട്ട് നയിക്കുക. എങ്കിലേ കാരണം ഇഷ്ടപെട്ടന്നത് ചെയ്താലേ എന്തുണ്ടാവുള്ളൂ അതിലോട്ട് വിജയം ഉണ്ടാവുള്ളൂ. ഇഷ്ടപ്പെടാത്തത് നമ്മൾ ചെ നിർബന്ധിച്ച് ചെയ്യിക്കുമ്പോള് ഒന്ന് സമയനഷ്ടം ഉണ്ടാവും. രണ്ടാമത്തത് അത് നമ്മുക്ക് നമ്മുക്ക് മാത്രല്ല അവർക്കും വളരെ വിഷമകര~കര. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടത് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല achievement കാണാൻ പറ്റൂല്ല. ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് എന്താണെങ്കിലും ഇഷ്ടപ്പെട്ട് പഠിക്കാണെങ്കിലും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതിന് അതില് വിജയകരമുണ്ടാവും. അല്ലാത്തപക്ഷം അത് വളരെ പിന്നോട്ട് നയിക്കും. സമയനഷ്ടം ഉണ്ടാവും സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. കാരണം അധികനാൾ ഒരു വിജയം കാണാൻ പറ്റൂല്ല. അപ്പോ നമ്മൾ എല്ലാവരും പരമാവധി നമ്മടെ ചുറ്റുവട്ടങ്ങളിലുള്ളതും അതേപോലെ വീട്ടിലുള്ള കുട്ടികൾക്ക് എന്തിനോടാണ് താല്പര്യം ആ ഒരു താല്പര്യള്ളെ ഭാഗങ്ങളിലോട്ട് ആ താല്പര്യമുള്ള വിഷയത്തിലോട്ട് അവരെ മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കുക. അപ്പോ എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ശരി എന്നാൽ നമസ്‌കാരം.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 വിദ്യാഭ്യാസവും ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വവും തമ്മിൽ ഏറെ ബന്ധപ്പെട്ടുകിടക്കുന്നു വാസ്തവത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഒരു പരിപൂർണ്ണമായ മനുഷ്യനെ വാർത്തെടുക്കുക എന്നതാണ് സമഗ്രവ്യക്തിത്വ വികസനമാണ് യഥാർത്ഥ വിദ്യാഭ്യാസത്തിലൂടെ കൈവരേണ്ടത്ത് ഇന്നത്തെ വിദ്യാഭ്യാസം കൊണ്ട് നാം ഈ പറഞ്ഞ ലക്ഷ്യം കൈവരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു പോയിട്ടുണ്ട് വിദ്യാഭ്യാസത്തിലെന്ന പോലെ മാതാപിതാക്കൾക്കും ഈ മൂല്യത്തകർച്ചക്ക് പങ്ക് ഉണ്ട് എന്ന് പറയാതെ വയ്യ ഇവിടെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസം കൊണ്ട് എന്താണോ ലക്ഷ്യമാക്കുന്നത് അതു നേടാൻ കഴിയാതെ ഒന്നും ഇല്ലാതായിത്തീരും വെറുമൊരു സമയം പാഴാക്കൽ നേരം വെളുക്കുന്നതോടെ school ലേക്ക് പോകുന്നു എന്നല്ലാതെ ഒരു ഉപകാരവും ഇല്ലാതായി തീരുന്നു മക്കളിൽ അതിരുകവിഞ്ഞ പ്രതീക്ഷകൾ വെച്ചുപുലർത്തുന്നവരാണ് മിക്ക മാതാപിതാക്കളും പ്രത്യേകിച്ചും അമ്മമാർ കുട്ടിയെ പഠിപ്പിച്ച് വലിയ doctor ഓ engineer ഓ IAS കാരനോ ഒക്കെ ആക്കാനാണ് പലരും ആഗ്രഹിക്കുന്നത് അത് കൊണ്ട് തന്നെ ഏത് നേരവും പഠിക്കാനായി നിർബന്ധിക്കും ആ കുട്ടിയെ ഒന്ന് വെറുതെ ഇരിക്കാനൊന്നും സമ്മതിക്കാതെ മോനെ നീ പഠിക്ക് എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ പിന്നാലെ എല്ലാ സമയത്തും പഠിക്ക് പഠിക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥ നാം ഇന്ന് കണ്ടുവരുന്നു അത് ഒരിക്കലും നാം ചെയ്യാൻ പാടില്ല പഠിക്കേണ്ട സമയത്ത് പഠിക്കാനുള്ള അവസരമാണ് നാം ഒരുക്കേണ്ടത് കളിക്കേണ്ട സമയത്ത് കുട്ടിയെ നാം കളിപ്പിക്കണം എങ്കിലെ അവൻ്റെ ബുദ്ധി വികസിക്കുകയുള്ളൂ അപ്പളേ ആ സമയത്തെ അവൻക്ക് പഠിക്കാൻ കഴിക്കയുള്ളൂ

അത്യാഹിതം ഉണ്ടാകുന്നതിനെ കുറിച്ച് വേവലാത്തിപ്പെട്ടിരിക്കുന്നു കുട്ടി വൈകുന്നേരം വരുമ്പോൾ ഇതിൻ്റെ പട്ടിക നിരത്തി ഇന്ന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് അന്വേഷിക്കുന്നു ഇന്ന് ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിച്ചോ ഇല്ലയോ മറ്റ് അന്വേഷിക്കുന്നു അമ്മമാർ പലപ്പോഴും കുട്ടികളിൽ അനാവശ്യമായ ഉൽകണ്ഡ വളർത്തുന്നു അവർ ഒരിക്കലും ചിന്തിക്കാത്ത പല വിഷയങ്ങളും നാം ചോദിച്ച് അവരിൽ ഭയവും പേടിയും നിറച്ചു കൊടുക്കുന്നു ഇത് അല്ല ഒരു യഥാർത്ഥ രക്ഷിതാവ് അല്ലെങ്കിൽ മാതാവും പിതാവും ചെയ്യേണ്ടത് അവരുടെ കൂടെ നിന്ന് കൊണ്ട് അവർക്ക് ധൈര്യം കൊടുത്ത അവരെ വളർത്താൻ ആണ് നാം എല്ലാം ശ്രമിക്കേണ്ടത് അതുപോലെ മാതാപിതാക്കൾ മത്സര പരീക്ഷകളെ കുറിച്ചും മറ്റും കുട്ടിയുടെ മനസ്സിൽ ഭീതി വളർത്തുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഈ ഉൽകണ്ഡ മേന്മയേറിയ വിജയം മേന്മയേറിയ വിജയം കരസ്ഥമാക്കാനുള്ള അവരുടെ പ്രകടനവരമായ കഴിവിനെ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

ഏതായാലും മകൻ അല്ലെങ്കിൽ മകൾ class ൽ ഒന്നാമൻ ആകണം എന്ന ഒരേയൊരു വാശിയായിരിക്കും ഓരോ രക്ഷിതാക്കൾക്കും അൽപം mark കുറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്ത കഴുത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 വൈരാഗ്യ ബുദ്ധിയാണ് വളർന്നുവരിക ഇത് സ്വന്തo മാതാപിതാക്കളോട് മാത്രമല്ല മറ്റു കുട്ടിക്കളോടും ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന യാഥാർഥ്യം ഓരോരുത്തരും മനസ്സിലാക്കണം നാം കാരണം നമ്മുടെ മക്കൾ ഒരിക്കലും മോശക്കാരാകാൻ പാടില്ല പരീക്ഷ അടുക്കുമ്പോൾ ആയിരിക്കും അമ്മമാർ അവരുടെ തനിനിറം കാണിക്കുന്നത് മക്കളിൽ കഠിനമായ തീവ്ര പ്രയത്‌ന പരുപാടി അടിച്ചേൽപ്പിക്കും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

mark കുറഞ്ഞതിന് ശിക്ഷയും ശകാരവും ഒരു പ്രതിവിധിയാകുന്നതിൽ അല്ല പ്രതിവിധിയായിമാറുന്നില്ല കുട്ടി പഠനത്തിൽ പിന്നോക്കം പോകുന്നതിന് കാരണം മറ്റു പലതുമാകാം അത് കണ്ടെത്തുകയാണ് ഓരോരുത്തരും ചെയ്യേണ്ടത് വ്യക്തിത്വ വൈകല്യങ്ങൾ മറ്റു വൈകാരിക പ്രശ്നങ്ങൾ പോഷകാഹാരക്കുറവ് കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ പുതിയ school അന്തരീക്ഷവുമായി ഇണങ്ങി പോകാൻ കഴിയാതിരിക്കൽ പുതുതായി വരുന്ന അദ്ധ്യാപകരുടെ തെറ്റായ സമീപനം ഭാവിയെ കുറിച്ചും പരീക്ഷയെ കുറിച്ചുമുള്ള അമിതമായ ആശങ്ക എതെങ്കിലും രോഗങ്ങൾ എന്നു തുടങ്ങി പലകാരണങ്ങൾ കൊണ്ടും കുട്ടി പഠനത്തിൽ പിന്നോട്ട് പോകാൻ ഇടയുണ്ട് അപ്പോഴും മാനസിക കാരണങ്ങൾ ആകും പ്രശ്‌നം കുട്ടികളിൽ അമ്മമാർ അതിരുകവിഞ്ഞ പ്രതീക്ഷ വെച്ചു പുലർത്തുമ്പോൾ അമ്മമാരുടെ പ്രതീക്ഷക്ക് അനുസരിച്ച് ഉയരാൻ കഴിയാത്ത കുട്ടിയിൽ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 എൻ്റെ റാഗ് എൻ്റെ rank പുറകോട്ടു പോകുമോ എന്നും മറ്റുമുള്ള കാര്യങ്ങൾ കുട്ടിയെ തളർത്തുന്നു തോറ്റാൽ മാതാപിതാക്കളെ എങ്ങനെ അഭിമുഗീകരിക്കും ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ തല പൊക്കി നടക്കും എന്നീ മിഥ്യ ധാരണകൾ മനസ്സിൽ കിടന്ന് വീർപ്പുമുട്ടുമ്പോൾ കേട്ടതും വായിച്ചതും എല്ലാം തലയിൽ കേറാതെ എല്ലാം മറന്ന്പോകുന്നു ഇനി മറ്റൊന്ന് ഇന്നത്തെ മിക്ക അമ്മമാരും മക്കളെ ഏറ്റവും നല്ല school ൽ ചേർക്കണം എന്ന ചിന്താഗതിക്കാർ ആണല്ലോ അതുകൊണ്ടു തന്നെ mile കൾ അകലെ ഉള്ള ഉന്നത വിദ്യാലയങ്ങളിൽ പഠിക്കാനായി കുട്ടികൾ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 ഇതിന് അവരെ കുറ്റപ്പെടുത്താമോ അതുപോലെ കുട്ടിയെ നേർത്തെ തന്നെ പള്ളിക്കൂടത്തിൽ ചേർക്കണം എന്ന് നിർബന്ധമുള്ള മാതാപിതാക്കൾ വയസ്സ് കൂട്ടി പറഞ്ഞായിരിക്കും school ൽ ചേർക്കുന്നത് ഇത് മൂലം പല കുട്ടികളും പ്രതീക്ഷക്കൊത്ത് നിലവാരത്തിൽ എത്താതെയും സഹപാഠികളെ നിലാവാരത്തിൽ എത്താൻ പറ്റാതെയും പ്രയാസപ്പെടുന്നു അതുപോലെ തന്നെ വീട്ടിലെ വഴക്കുകൾ കുടുംബത്തിൽ ആർകെങ്കിലും വരുന്ന അസുഖം മരണം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 കുട്ടികളിൽ ഏറ്റക്കുറച്ചലുകൾ കാണും ഒരു പക്ഷെ എൻ്റെ കുട്ടിയുടെ ബുദ്ധി ആയിരിക്കില്ല എൻ്റെ അയൽവാസി കുട്ടിയുടെ ബുദ്ധി അതുകൊണ്ട് നാം അവരുമായി സഹകരിച്ചുപോകണം മകൻ അഥവാ മകൾ എത്ര നന്നായി പഠിച്ചാലും നല്ല mark വാങ്ങിയാലും വന്ന് അഭിനന്ദിക്കുക പോലും ചെയ്യാത്ത മാതാപിതാക്കൾ ആണ് ഇന്ന് പലരും കൂട്ടർ കുട്ടികളിൽ നിന്നും കഴിവിനുമപ്പുറം പ്രതീക്ഷിക്കുന്നു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

കുട്ടികളെ പീഡിപ്പിക്കുന്നത് അവരിൽ മാനസിക സംഘർഷവും പിരിമുറുക്കവും ഉണ്ടാകും എന്നത് മാതാപിതാക്കളും മറ്റു രക്ഷിതാക്കളും മനസ്സിലാകുന്നുണ്ടാവില്ല ഇത്തരം കുട്ടികൾക്ക് എന്തോ തങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാകുന്നു ഇവർക്ക് സ്വന്തo മാതാപിതാക്കളോടുള്ള മതിപ്പ് നഷ്ടപ്പെടുന്നത്തിൽ ഉപരിയായി പഠനം ഒരു ഭാരമായിത്തീരുകയും ചെയ്യുന്നു ചുരുക്കം ചിലർ ചിലപ്പോൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാൻ വരെ ഇത് അവരെ കാരണമാക്കി തീർക്കുന്നു ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ മക്കളെ നാം സ്നേഹത്തോടെ അവരെ കൂട്ടുകാരനായി നാം അവരെ പഠിപ്പിച്ചെങ്കിലേ നമുക്ക് ആ കുട്ടിയെ ഭാവിയിൽ ഉപകാരമുള്ള നമുക്കെന്നും ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല മകനായി ആ കുട്ടി വളരുകയുള്ളു എന്ന് നാം എല്ലാം മനസ്സിലാക്കണം ഞാനിന്നിവിടെ പറയാൻ പോകുന്ന topic അന്തരീക്ഷ മലിനീകരണം. അന്തരീക്ഷത്തിൽ പുകയും, വിഷവാതകങ്ങളും, മറ്റു രാസപദാർത്ഥങ്ങളും കലരുന്നത് മൂലം ഉണ്ടാകുന്ന ജലമലിനീകരണം ആണ് അന്തരീക്ഷ മലിനീകരണം. മനുഷ്യന്റെയും ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് തന്നെ ഇത് ഭീഷണി ആകാറുണ്ട് പ്രകൃതിയിലെ മനുഷ്യരുടെ ഇടപെടൽ മൂലം മറ്റ് നൈസാന്തികമായ കാരണങ്ങളാലും അന്തരീക്ഷ മലിനീകരണം സംഭവിക്കുന്നു. ഭൗമോപരിതലത്തിലെ സമീപത്തുള്ള

Troposphere ലാണ് സാധാരണ ഈ വിഷവാതകങ്ങൾ ലിയ~ലയിക്കുന്നത്. ഗാർഹിക മലിനീകരണവും നഗരങ്ങളിലെ മോശമായ അന്തരീക്ഷ സ്ഥിതിയുമാണ് രണ്ടായിരത്തി എട്ടിലെ black smith institute എന്ന NGO യുടെ ലോകമലിന ഇടങ്ങളുടെ

രണ്ടായിരത്തി പന്ത്രണ്ടിൽ എഴുപത് ദശലക്ഷം ആളുകളുടെ മരണത്തിന് അന്തരീക്ഷ മലിനീകരണം കാരണമായി. അന്തരീക്ഷ മലിനീകാരിക മനുഷ്യനോ ആവാസവ്യവസ്ഥയ്ക്ക് തന്നെയോ ഹാനികരമായി ബാധിക്കുന്ന വായുവിലെ പദാർത്ഥങ്ങളാണ് അന്തരീക്ഷ മലിനീകാരിക. ഇവ പലപ്പോഴും നൈസർഗികമായോ മനുഷ്യനിർമ്മിതമോ ആയ ഖരപദാർത്ഥങ്ങളോ ദ്രാവകത്തുള്ളികളോ വാതകങ്ങളോ ആണ് മലിനീകാരികളിൽ പ്രധാനമായും പ്രാഥമിക മലിനീകാരികൾ primary polluted എന്നും ദ്വീദീയ മലിനീകാരികൾ secondary pollutted എന്നും രണ്ടായി തരം തിരിച്ചിരിക്കുന്നു. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ നിന്നുള്ള ജാരങ്ങളായും വാഹനങ്ങളിൽ നിന്നും carbon monoxide വാതകങ്ങളുമായും Factory കളിൽ നിന്നും sulfoxide സംയുക്തമായും പ്രാഥമിക മലിനീകാരികൾ അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നു. ദ്വീദീയ മലിനീകാരികൾ സാധാരണയായി അന്തരീക്ഷത്തിൽ നേരിട്ട് ലയിക്കുന്നില്ല. ഇവ പ്രാഥമിക മലിനീകാരികളുടെ പരസ്പര സമ്മർദ്ദം മൂലം രൂപംകൊള്ളുന്നവയാണ്. ഭൗമോപരിതലത്തിൽ സമീപം കാണപ്പെടുന്ന oxo സംയുക്തം ഇതിന് ഒരു ഉദാഹരണമാണ്. എന്നാൽ ചില പദാർത്ഥങ്ങൾ പ്രാഥമിക ദുദിയ മലിനീകാരികൾ~കളായി ഒരേ സമയം വർത്തിക്കാറുണ്ട് ഇവ നേരിട്ട് വായുവിൽ കലരുകയോ മറ്റ് പ്രാഥമിക മലിനീകാരികളുമായി സമ്മർദ്ദിച്ച് രൂപം കൊള്ളുന്നവയോ ആണ് പല രീതിയിലാണ് മാലിന്യങ്ങൾ അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നത് സമുദ്രജലം ബാഷ്പീകരിച്ചുണ്ടാകുന്ന ലവണ കണികകൾ സജീവ അഗ്നിപർവതങ്ങൾ പുറന്തള്ളുന്ന ധൂളി കണങ്ങൾ

അന്തരീക്ഷ മാലിന്യങ്ങളെ വാതകങ്ങൾ കാണി കണികകൾ അജൈവ വസ്തുക്കൾ ജൈവ പദാർത്ഥങ്ങൾ ഓക്സികാരികൾ നിരോക്സീകാരികൾ nitrogen ലെ യു oxide കൾ radio ആക്ടീവതയുള്ള പദാർത്ഥങ്ങൾ നിഷ്ക്രിയപദാർത്ഥങ്ങൾ താപിയ മാലിന്യങ്ങൾ എന്നിങ്ങനെ തരം തിരിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ നാലു വാതകങ്ങളാണ് വായു മലിനീകരണത്തിന് ഹേതു ആകുന്ന മാലിന്യങ്ങളായി കണക്കാക്കിയിരിക്കുന്നത്. ഇവ അന്തരീക്ഷത്തിലുള്ള മറ്റ് രാസവസ്തുക്കളുമായി സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ സംയോജിച്ച് ദ്വിദീയ മലിനീകാരികൾ ഉണ്ടാകുന്നു. sulfoxide, Nitrogen oxide, carbon dioxide hydro carbon കൾ എന്നീ ചാരവും പൊടിയും ആണ് പ്രാഥമിക മാലിന്യങ്ങൾ. ആധുനിക യാന്ത്രിക യുഗത്തിലെ രാസവസ്തുക്കളുടെ വിവിധങ്ങളായ ഉപയോഗങ്ങൾ മൂലം ധാരാളം മാലിന്യങ്ങൾ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നു. അന്തരീക്ഷ മലിനീകരണത്തിന്റെ ദൂരവ്യാപകമായി ഫലങ്ങൾ അനവതിയാണ് ഇതുമൂലം ലോകം നേരിടുന്ന മുഖ്യ പ്രശ്നങ്ങൾ അമ്ലമഴയും ozone പാളിക്ക് ശേഷം ആഗോളതാപനവും ആണ്. മനുഷ്യൻ ഉൾപ്പെടെ എല്ലാ ജീവജാലകങ്ങളും ആരോഗ്യപ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അന്തരീക്ഷ മലിനീകരണം ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. ഇന്ത്യയിലെ മൊത്തം മലിനീകരണത്തിന്റെ അറുപത്തഞ്ച് ശതമാനവും വാഹനങ്ങൾ മൂലം ഉണ്ടാകുന്നതാണ്. ഇതിൽ പകുതിയിലധികവും ഇരു ചക്ര വാഹനങ്ങൾ മൂലമാണ്. ഇന്ത്യയിൽ ഓരോ വർഷവും വായു മലിനീകരണം കരണം മൂലം നാൽപ്പത്തി നായിരത്തോളം പേരാണ് മരിക്കുന്നത്. മനുഷ്യരുടെ ഇടപെടലുകൾ മൂലം അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന പദാർത്ഥങ്ങൾ carbon dioxide ഒരു ഹരിതഗ്രഹ വാതകം ആയതിനാൽ മുഖ്യ മലിനീകാരിയായും ഇത് ഒരു ഗുരുതരമായ കാലാവസ്ഥാ മലിനീകരണത്തിന് കാരണമാകുന്നു. അന്തരീക്ഷത്തില് ഒരു സ്വഭാവ ഘടകമായ carbon dioxide സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ മനുഷ്യരുടെ ശ്വസന പ്രക്രിയയിലൂടെ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നവയാണ്. ഭൗമോപരിതലത്തിൽ പൂർവ്വ വ്യാവസായിക കാലഘട്ടത്തിലെ Co two വിന്റെ സാന്നിധ്യം ആയിരുന്നുവെങ്കിൽ ഇന്ന് ഇത് നാനൂറ്റ് അഞ്ച് CPF ആണ്. ജൈവ ഇന്ധന ജ്വലനം മൂലം billion metric tonCOtwo വർഷവും പുറന്തള്ളപ്പെടുന്നു. ദുരിത ഗതിയിലാണ് ഭൗമാന്തരീക്ഷത്തിൽ Co two ന്റെ അളവ് വർദ്ധിക്കപ്പെടുന്നത്. sulfoxide കൾ മുഖ്യമായും so two ന്റെ രാസനാമത്തിൽ അറിയപ്പെടുന്ന sulphur dioxide അഗ്നിപർവത സ്ഫോടനത്താലും വിവിധങ്ങളായ വ്യവസായശാല കളിലും രാസ പ്രവർത്തനങ്ങളുടെ വഴിയും so two ഉല്പാദിപ്പിക്കപ്പെടുന്നു മിക്കപ്പോഴും കൽക്കരിയിലും Petroleum ത്തിലും sulphur സംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഇവയുടെ ജ്വലനം so two വിന്റെ മഹിർഗമനത്തിന് കാരണമാകുന്നു. NOtwo പോലുള്ള ഉത്തേരക സാന്നിധ്യത്താൽ SOtwo വീണ്ടും ഓക്സീകരിക്കപ്പെട്ട് sulphuric acidHTWOSOfour രൂപം കൊള്ളുകയും അമ്ല മഴയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു. അന്തരീക്ഷത്തിൽ ഇത്തരം ഊർജ്ജസ്രോതസ്സുകളുടെ ഉപയോഗം ഉണ്ടാകുന്ന അനന്തരഫലങ്ങളെ കുറിച്ച് ആശങ്കയ്ക്ക് ഇത് ഒരു കാരണമാണ്. Nitrogen oxide കൾ മുഖ്യമായും Nitrogen oxide oxide ഉന്നദോഷ്മാവിലെ ജ്വലനം വഴിയോ ഇടിമിന്നൽ മൂലമുള്ള വൈദ്യു~വൈദ്യുത മോചനം വഴിയോ അവ അന്തരീക്ഷത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നു. ഉയരങ്ങളിൽ തവിട്ട് നിറത്തിലുള്ള പുകമഞ്ഞു കൂടാരം പോലെയും നഗരത്തിലെ കനത്ത പുകയോ ഇവ കാണപ്പെടുന്നു. ചുവന്ന തവിട്ടു നിറത്തിലുള്ള മുഖ്യ

Petroleum ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉൽപാദിപ്പിക്കപ്പെടുന്ന Nitrogen യും Sulphate ന്റെയും oxide കൾ അന്തരീക്ഷത്തിലെ oxy oxygen ഉം നീരാവിയുമായി ചേർന്നു Nitric sulphuric acid ഉണ്ടാവുകയും അമ്ല മഴയ്ക്കായി ചെയ്യുന്നു ഈ മഴ താഴെ പതിക്കുമ്പോൾ മണ്ണിൽ ചെറിയതോതിൽ അടങ്ങിയിട്ടുള്ള വിഷലോഹങ്ങൾ ലയിച്ച് ജലത്തിൽ ഒഴുകിയെത്തുന്നു. ഇത് മൂലം മനുഷ്യനും ജീവജാലങ്ങൾക്കും ഹാനികരമാകുന്നു. ഇപ്രകാരം ജലാശയങ്ങളിൽ ലയിച്ചു ചേരുന്ന aluminium അംശങ്ങളുടെ ശ്വസന ലയത്തിൽ ശ്വാസ തടസ്സം സൃഷ്ടിക്കപ്പെടും അമ്ല മഴ ജലാംശങ്ങളുടെ അമിത അമ്ലത വർദ്ധിപ്പിച്ച് ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ~യെ തകിടം മറിക്കുന്നു. അമ്ല മഴ നേരിട്ട് മണ്ണിലെ രാസവളങ്ങളിൽ മാറ്റം വരുത്തിയും വ്യതിയാനം സസ്യങ്ങളുടെയും ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ഭീഷണിയാകുന്നു. ഇതാണ് ഇന്ന് ഇതോടെ ഞാൻ നിർത്തുന്നു. നന്ദി! hello നമസ്ക്കാരം ഞാനിന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ ആഹ് ആഹ് പരിചയപ്പെടുത്തുന്നത് എന്താന്ന് വെച്ചാൽ ഒര് ആഹ് പാചകമാണ് എൻറെ പാചകമാണ് എന്ന് വെച്ചാ നമുക്കെല്ലാ മിക്ക യിടങ്ങളിലും എല്ലായിടത്തും തന്നെ നമ്മൾ തയ്യാറാക്കുന്ന ഒര് വിഭവമാണ് cake എ cake എന്ന് പറഞ്ഞാ എല്ലാവർക്കും ഇഷ്ട്ടമാണല്ലോ എ നമുക്കേതുതരം cake വേണെങ്കിലും നമ്മള് ആഹ് എവിടെ നോക്കിയാണെലും നമുക്ക് ആഹ് പ പഠിക്കാവുന്നതാണ് ഇണ്ടാക്കി നോക്കാവുന്നതാണ് എല്ലാം തന്നെ നമുക്കൊന്ന് വളരെ വേഗത്തിൽ തന്നെ try നോക്കാവുന്നതാണ് ആഹ് അപ്പൊ നമുക്ക് ഇന്ന് cake തയ്യാറാക്കുന്നതിലേക്ക് പോവാം വെറും മൂന്ന് ചേരുവ മതി നമുക്ക് ആഹ് ഈ cake ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചേരുവകള് എന്തോക്കെയാന്ന് ആദ്യം ഞാന് പരിചയപ്പെടുത്തി തരാം ചേരുവകള് ഒന്ന് മുട്ട അത് മൂന്നെണ്ണം വേണം മുട്ട ഞാനിണ്ടാക്കാൻ പോകുന്നത് മൂന്ന് മുട്ട കൊണ്ടാണ് ആഹ് പിന്നെ പഞ്ചസാര ഒരു അര cup ആഹ് പിന്നെ മൈദ ഒരു മുക്കാൽ cup ആഹ് ഇത്രേം മൂന്ന് സാധനങ്ങളാണ് ഞാന് ഇന്ന് cake ഉണ്ടാക്കാനായിട്ട് ആഹ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഓരോ അളവിനനുസരിച് ആഹ് നമ്മുടെ വീട്ടില് ആൾക്കാര് കൂടുതലാണെങ്കില് എ അതനുസരിച് എടുക്കാവുന്ന എത്രയാ വേണ്ടെച്ച എടുക്കാവുന്നതാണ് എ എനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കിയൊക്കം വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് നമുക്ക് cake നമുക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം ആ മു ആദ്യം തന്നെ നമ്മൾ ചെയ്യണ്ടത് മുട്ടയും പഞ്ചസാരയും ചേർത്ത് നന്നായി ഒന്ന് beat ചെയ്ത എടുക്കുക beater ഇല്ലെങ്കിൽ എ നമ്മള് spoon കൊണ്ട് ഇളക്കി ഇതാക്കി യാ എ ആക്കിയാലും മതി പഞ്ചസാര പിന്നെ നമ്മൾ ശ്രെദ്ധിക്കേണ്ട ഒര് കാര്യം പഞ്ചസാര എല്ലാം എ ഒപ്പം ഇടരുത് പഞ്ചസാര കുറച്ചു കുറച്ചായി വേണം അതിലേക്ക് ചേർക്കാൻ എ പിന്നെ നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇഷ്ട്ടമുള്ള flavour ചേർക്കാം എ ചേർക്കാം ഏത് flavour ആണോ നമുക്ക് ഇഷ്ട്ട ക്കാൻ ചെലപ്പോൾ നമുക്ക് vanilla ആയിരിക്കാം എ ചെലപ്പോൾ strawberry ആയിരിക്കാം ചെലപ്പോ pineapple ൻറെ ആയിരിക്കാം ഏതു വേണെങ്കിലും നമുക്ക് ചേർക്കാം ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു vanilla യുടെ flavour ആണ് ഈ flavour നമ്മൾ ചേർക്കുന്നത് എന്തിനൊക്കെയാന്ന് വെച്ച അതിന് കുറെ ഉപകാ ഈ നമ്മുടെ മുട്ടയുടെ മുട്ട ചേർത്ത മണം ഇല്ലാതിരിക്കാനും പിന്നെ നമുക്ക് ഒരു നല്ല taste നായിട്ട് നമ്മള് flavours ചേർക്കാറുണ്ട് അപ്പൊ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ള ഒര് flavour എന്നുപറഞ്ഞ vanilla യുടെ flavour ആണ് അധികവും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു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 ഈ കൂട്ടിലേക് ചേർക്കുക അതായത് നമ്മളിപ്പോ ഈ മുട്ടയും പഞ്ചസാരയും ഒക്കെ ചേർത്തുവെച്ചോരു എ beat ചെയ്തുവെച്ചൊരു എ ഇണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ cup മൈദ അരിച്ചെടുത്ത് നമ്മള് അരിക്കുന്നൊരു സാധനമുണ്ടല്ലോ അതില് അരിച്ചെടുത്തിട്ട് നമുക്ക് അതിലേക് ചേർക്കാവുന്നതാണ് പിന്നെ എ ചേർത്ത് നമ്മളത് കുറച് മാറ്റി വെക്കുക

cake നമ്മള് pan ല് അതിലേക്ക് ഒത്തിരി എണ്ണ ഒഴിച്ചിട്ട് നമ്മള് pan ല് വെക്ക പിന്നെ അത് ചെയ്ത oven ല് എ വെക്ക oven ഇലല്ല oven ഇൽ ഒന്നും അല്ല ഉണ്ടാക്കുന്നത് സാദാ നമ്മുടെ വീട്ടിലുള്ള cooker തന്നെയാണ് എ അപ്പൊ നമ്മുടെ വീടുകളിലൊന്നും അതികം എല്ലാവരുടെ വീടുകളിലൊന്നും oven ഉണ്ടാവില്ലല്ലോ അപ്പൊ ഞാന് എന്താ ചെയ്തേ ഞാനിത് എ cooker നമ്മള് സാദാ നമ്മളെ കറിയും മറ്റും ചോറും എല്ലാം ഉണ്ടാക്കുന്ന ഓരു സാദാ cooker ഇൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അത് cooker ല് നമ്മള് ശ്രെദ്ധിക്കണം cake cooker ഇൽ ഒന്നും പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മള് ഒരു കെ paper ഒരു paper ഇൽ നമ്മള് എണ്ണ ഇത്തിരി പെരട്ടിയ ശേഷം എ cooker ൻറെ അടിഭാഗത്തും എല്ലാം പെരട്ടിയ ശേഷം നമ്മൾ എന്നിട്ട് വേണം ഈ നമ്മളിണ്ടാക്കിയ ഈ മിശ്രിതം അതിലേക്ക് ഓ ഒഴിച്ചുകൊടുക്കാനായിട്ട് കാരണം എന്തെന്നുവെച്ചാൽ ഇത് വ് heat ആയി കഴിഞ്ഞു വരുമ്പോ അത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടീട്ടാണ് നമ്മള് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഞാനൊരു എ ഒരു അഞ്ചാറ് whistle വരുന്നവരെ അഞ്ചാറ് whistle അതിനു മുന്നേ തന്നെ ഞാനത് off ചെയ്തിരിക്കുന്നു നമ്മളിപ്പോ അത് എ oven ഇൽ ആണ് ഉണ്ടാക്കുന്നത് എങ്കില് ഒരു നൂറ്ററുപത് degree celsius ഇൽ വേണം വെക്കാന് അതായത് മുപ്പത്തഞ്ച് നാപ്പത് minute വരെയാണ് bake ചെയ്ത എടുക്കേണ്ടത് എ എന്നിട് നമ്മള് അതിനുശേഷം അത് ഒന്ന് എ വെച്ചെനുശേഷം നമ്മള് നമുക്കിത് whipping cream എ ഉണ്ടാക്കാൻ നമുക്ക് തുടങ്ങാം നമ്മള് ഞാന് vanilla cake ആണ് ഉണ്ടാക്കുന്നത് അപ്പൊ തന്നെ whipping cream ഇണ്ടാക്കാൻ എ ഞാനാദ്യം whipping cream ൻറെ ഇത് എടുത്തിട്ട് നമ്മള് ആഹ് അതിലേക്ക് vanilla യുടെ syrup ഉം sugar ഉം എ syrup ഉം എല്ലാം ഒഴിച് നന്നായി beat ചെയ്ത എടുക്കാം എന്നിറ്റത് നമ്മള് ഒന്നും കൂടി ഒന്ന് thick ആവാൻ വേണ്ടി ഒന്ന് freezer ഇൽ വെച് എടുക്കാം എ cake ആയി വന്നിട്ടുണ്ടാവും എന്നിട്ട് നമ്മള് heat ആയി വന്ന cake എല്ലാം പുറത്തെടുത്ത് നമ്മള് അത് ഒരു മാ circle രൂപത്തിലായത് cut ചെയ്ത എടുക്കാം നന്നായി വന്നിട്ട് ഉണ്ട് അത് നമ്മൾ നാല് shape ആയി ഒന്ന് എടുക്കാം എന്നിട്ട് ഓരോ ഇതിലും നമ്മള് എന്ത് ചെയ്യാ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

എ അതെല്ലാം ഒന്ന് നല്ല വൃത്തിക്ക് നമ്മള് വെക്ക നല്ല shape ഇൽ അത് എല്ലാം അവിടേം ഇവിടേം ഒന്നും ആകാതെ തന്നെ അതിൻറെ shape ഇൽ നമ്മക് ഉണ്ടാക്കി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 ഇപ്പൊ എല്ലാരും പല ideas ഇലാണ് decoration ചെയ്യുന്നത് ഞാന് decorate ചെയ്തെടുക്കാൻ വേണ്ടീട്ട് ചെറിയ pineapple എല്ലാം ഉപയോഗിക്കുന്നുണ്ട് എ പി അത് എല്ലാം നന്നായി അതിപ്പോ whipping cream എല്ലാം നന്നായി എടുത്ത് ആ അത് shape ആക്കി അതിന് ശേഷം നമ്മള് എന്ത് ചെയ്യണം അതിലേക് ഇത്തിരി flower ൻറെ shade ആണ് ഞാന് ചെയ്യുന്നത് flower എല്ലാം വരച്

എ പിന്നെ strawberry യും ആണ് വെച് കൊടുക്കുന്നത് ഇനി പക്ഷേ നമ്മള് അതില് എന്തെങ്കിലും എഴുതണം എന്നുണ്ടെങ്കിൽ അതിനുള്ള space ഇൽ നമ്മള് എഴുതണം ഞാനിവിടെ ഒന്നും തന്നെ എഴുതുന്നില്ല

ആർക്ക് വേണെങ്കിലും ഇപ്പൊ എങ്ങനെ എപ്പോ വേണെങ്കിലും നമുക്കിത് try ചെയ്ത നോക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ വളരെയതികം ഇഷ്ടമാവും ഈ cake ഒക്കെ നമ്മള് അവര് school വിട്ട് വരുമ്പോ ഒക്കെ ഇത് ഇണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെയധികം സന്തോഷവും വളരെ ഉത്സാഹത്തോടെ കഴിക്കുകയും ചെയ്യും അപ്പൊ എന്തായാലും എല്ലാവരും ഇത്രേ ഉള്ളു cake ൻറെ recipe ഇതാണ് ഇങ്ങനെയാണ് ഞാന് സാധരണ ആദ്യമായി ഇ ചെയ്ത നോക്കിയത് അപ്പൊ തന്നെ അത് വളരെ നല്ല രീതി തന്നെ വന്നു അപ്പൊ നിങ്ങളെന്ത് ചെയ്യാ try ചെയ്ത നോക്ക വീട്ടിലെ കുട്ടികൾക്കെല്ലാർക്കും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

അത് വളരെ പെട്ടന്ന് തന്നെ നന്നായി തന്നെ അത് എ വിജയകരമായിത്തന്നെ ഉണ്ടാ കിട്ടി അതും നല്ല taste ഉം ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ ഇഷ്ട്ടപെട്ടു

നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും നിങ്ങളതൊന്ന് എ try ചെയ്ത് അപ്പൊ എ ഇത്രേ ഉള്ളു ഇന്നത്തെ recipe ഇനി അടുത്തൊരു recipe യുമായി ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതാണ് എ അപ്പൊ ഇതെല്ലാവരും try ചെയ്ത് നോക്കാൻ മറക്കല്ലേ എ എനി അടുത്ത വിഭവവുമായി ഞാൻ വീണ്ടും വരാം അപ്പൊ അതുവരേക്കും കാത്തിരിക്കുക നന്ദി നമസ്ക്കാരം Tsunami കടലിലെയും മറ്റും ജലത്തിന് വൻതോതിൽ സ്ഥാനചലനം സംഭവിക്കുമ്പോൾ ഉടലെടുക്കുന്ന ഭീമാകാരമായ തിരകളെയാണ് tsunami എന്നു വിളിയ്ക്കുന്നത്. ഭൂമികുലുക്കം, വൻതോതിലുള്ള സമുദ്രാന്തർ ചലനങ്ങൾ, അഗ്നിപർവ്വതസ്ഫോടനങ്ങള്‍, ഉൽക്കാപതനം, മറ്റു സമുദ്രാന്തര~സമുദ്രാന്തരസ്ഫോടനങ്ങൾ തുടങ്ങിയവ ഒരു tsunami സൃഷ്ടിക്കാൻ കഴിവുള്ള കാരണങ്ങളാണ്. tsunami കള്‍ തിരിച്ചറിയപ്പെടാത്തത്ര ചെറുതും, അങ്ങേയറ്റം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാവുന്നത്ര വലുതും ആകാം. ഗ്രീക്ക് ചരിത്രകാരനായ എഹ് തുസി സൈഡാണ് ആദ്യമായി tsunami യെ സമുദ്രാന്തർ ഭൂകമ്പങ്ങളുമായി ബന്ധപ്പെടുത്തിയത്. ഇരുപതാം നൂറ്റാണ്ടുവരെ tsunami യെപ്പറ്റി വളരെ ചെറിയ തോതിൽ മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ. tsunami എന്ന വാക്ക്, ജപ്പാൻ ഭാഷയിൽ നിന്നും ഉടലെടുത്തത്. എഹ് ജപ്പാൻ ഭാഷയിലെ സു എന്നും സു എന്നാല്‍ തുറമുഖം നാമി എന്നും നാമി എന്നാല്‍ തിര എന്നും, എന്നീ രണ്ടു വാക്കുകളില്‍

ഉൾക്കടലിൽ ഒരു tsunami യുടെ തരംഗദൈർഘ്യം നൂറുകണക്കിനു kilometer ഉകള്‍ വരും. ഉയരം എഹ് തുലോം p തുച്ഛവുമായിരിക്കും. അതിനാൽ തന്നെ ഒരു tsunami കടന്നുപോകുന്നത് ഉൾക്കടലിൽ കപ്പലിൽ ഉള്ളവർക്ക് അത് തിരിച്ചറിയാൻ പറ്റില്ല. ചെറിയൊരു ഉയർച്ചയും താഴ്ചയും കടന്നുപോയതായി മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ആഹ് ഇത് കരയോടടുക്കുന്തോറും തരംഗദൈർഘ്യം, വേഗത എന്നിവ കുറയുകയും ഉയരം അനേകം മടങ്ങ് കൂടുകയും ചെയ്യുന്നു. പ്രധാനമായും tsunami ക്ക് കാരണമാകുന്നത് സമുദ്രത്തിന്‍റെ അടിത്തട്ട് ആഹ് അടിത്തട്ട് പൊടുന്നനെ ചലിയ്ക്കുകയും, സമുദ്രജലത്തെ ലംബമായി തള്ളുകയോ വലിയ്ക്കുകയോ ചെയ്യുമ്പോൾ tsunami ത്തിരകൾ ഉണ്ടാകുന്നു.

tsunami യുണ്ടാക്കാൻ പര്യാപ്തമാണ്. സമുദ്രാന്തർ ഭാഗങ്ങളിലുണ്ടാകുന്ന മണ്ണിടിച്ചിലും അഗ്നിപർവ്വതശേഷിപ്പുകളുടെ പതനവും എല്ലാം അതിന്റെ മുകളിലുള്ള ജലഖണ്ഡത്തെ വൻതോതിൽ ഇളക്കാൻ പര്യാപ്തമാവും. അതുപോലെ സമുദ്രത്തിനടിയിൽ ഒരു വലിയ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നതു മൂലവും Tsunami യുണ്ടാകാം.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

ചേരുന്ന വിശേഷണം തുടർച്ചയായി ദ്രുതഗതിയിൽ വേലിയേറ്റം എന്നാണ്. ഈ ഏറ്റം എല്ലാ പ്രതിബന്ധങ്ങളേയും തട്ടിമാറ്റി കരയിലേയ്ക്കു കുതിച്ചു കേറും. ആദ്യത്തെ കയറ്റത്തിനു പിന്നാലെ വരുന്ന അളവില്ലാത്തത്ര വെള്ളമാണ് എല്ലാ നാശനഷ്ടങ്ങളും വരുത്തി വയ്ക്കുന്നത്. കടലിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടേയിരിക്കും.